നമസ്കാരം സനീറ്റ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം ഞാനൊരു പുസ്തകം വായിക്കുകയായിരുന്നു ഒര് കുട്ടീനെ മാതാപിതാക്കൾ ശിക്ക്ഷികുകയും ശകാരിക്കുകയും ചെയ്യുന്ന ഒര് പുസ്തകം കുട്ടികളെ ളൊ കുട്ടികള്ടെ വിഷമങ്ങളെപ്പറ്റിയെഴുതിയെക്കുന്ന പുസ്തകം. ഒഹ്ഹ് ആണോ ഏഹ്ഹ് ശരിയാണല്ലെ നമ്മുടെഏഹ് ദൈനംദിന ജീവിതത്തിൽ നാം സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയും ഇതു തന്നെയാണ്. ഏഹ്ഹ് കുട്ടികളെ ചെറുപ്പംമുതല് ശകാരിക്കുക എന്ത് തെറ്റുചെയ്താലും ചിലപ്പോഴൊക്കെ വെറുതെയൊക്കെ ഏഹ് അടിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടൊണ്ട് . എടയ്ക്കൊരു അടികൊണ്ടില്ലെകില് അവർ ഏഹ് ഉം നന്നായി വളരില്ലന്നൊക്കെ അതൊക്കെ വളരെ മോശമായ വളരെ പ്രാകൃതമായ ചിന്താഗതികളാണ്. അതെ അതെ ശരിയാണ് കാരണം ഇപ്പോ നമ്മൾ കണ്ട് നമ്മടെ മുതുമുത്തച്ഛൻമാരിൽവരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുട്ടികളെ ശ ശകാരിച്ചും ശിക്ഷിച്ചും തല്ലിവളർത്തണം എന്നൊള്ള ഒരിത് അത് മാറ്റിയെടുക്കണ്ടതാണ് കാരണം ഇപ്പഴത്തെ തലമുറെ അഹ് ഏഹ് എങ്കിലും മാറ്റിയെടുക്കണം കാരണം നമ്മൾ കുട്ടികളെ ശിക്ക്ഷിച്ചും, ശകാരിച്ചും വളർത്തുബൊ കുട്ടികള്ക്ക് എന്തോരം പ്രശ്നങ്ങളാണെർപ്പെടുന്നത് അവർക്കും സമൂഹത്തോടും, വീട്ടുകാരോടും കൂട്ടുകാരോടും ബന്ധുക്കളോടും എല്ലാവരോടുവൊര് പ്രത്യേക ദേഷ്യം തന്നെവരും കാരണം ഞാൻ പറ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണോ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ളതോന്നുവില്ലേ അഹ് പിന്നെ നമ്മുടെ മാതാപിതാക്കൾടെ ഒരിത് തന്നെയാനനെന്നുവെച്ചാ ഉം സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്യാ എന്തിനും ഏതിനും അവർടെ അഹ് ഏഹ് ഇങ്ങനെ അവർ പറയുന്നതെ അനുസരിക്കാൻ പാടുള്ളൂ എന്നൊള്ളഒര് ചിന്ത അല്ലേ അതെ അതെ വളരെ ശരിയാണ് ഇപ്പോ ചെറുപ്പം മുതലേ തെറ്റുകൾ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും അടി കൊള്ളുന്ന ഒരു കുട്ടി ഭാവിയിൽ തെറ്റുകൾ ചെയ്യാൻ തന്നെ മടിക്കും തെറ്റുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മോശമായ കാര്യമല്ല ഏഹ് എന്ന് വെച്ചാൽ ഒരു പുതിയ കാ കാര്യം നമ്മൾ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ തെറ്റുകളിലൂടെ മാത്രമേ പഠിക്കുകയുള്ളൂ കാരണം ഇന്നത് ശരിയാണെന്നും ഇന്നത് തെറ്റാണെന്നും നമ്മൾ അനുഭവത്തിലൂടെ മാത്രമേ പഠിക്കുകയുള്ളൂ അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വളർന്നുവരുന്ന ഒരു കുട്ടി തെറ്റുകൾ ചെയ്യാൻ മടിക്കും അപ്പൊ പുതിയൊരു കാര്യം പഠിക്കാതെ അല്ലെങ്കിൽ ഒരിക്കലും ആ സ്വയം ജീവിതം തന്നെ മാറാതെ എങ്ങനെയായിരിക്കുന്നുവോ അത് ആ ഒരു അവസ്ഥയിൽ തന്നെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് വളരെ ദൗർബല്യകരമായ ഒരു കാര്യമാണ്. അതെ അതെ ശരിയാണ് കാരണം ഞാനും ഈ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയപ്പോ കൂട്ടുകാരിയുടെ മോൾ എന്തോ തെറ്റ് ചെയ്തു എന്നുവെച്ചാ എന്തോ പാത്രം കഴിച്ച പാത്രം അവിടെ വെച്ചില്ലാന്നോ എന്തോ പറഞ്ഞ് അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പകരം കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പകരം എൻ്റെ കൂട്ടുകാരി കുട്ടീനെ തല്ലുകയായിരുന്നു അപ്പോൾ ഞാൻ അത് ശരിയല്ലല്ലോ തല്ലരുത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയൽ മതീന്ന് പറഞ്ഞപ്പോ അവർ പറയുന്നത് നമ്മളെ അച്ഛനുമമ്മയും നമ്മളെ തല്ലി വളർത്തിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ആയേ അപ്പൊ നമ്മളും നമ്മളുടെ മക്കളെ തല്ലി വളർത്തണം എന്നുള്ളത് ആ ഒരു പഴയ ചിന്താഗതി ആൾക്കാര് മാറ്റാൻ താല്പര്യപ്പെടുന്നുമില്ല അത് തന്നെയാണ് ശരി എന്നുള്ള ഒരു ആ നി നിർബന്ധമായിട്ടുള്ള ഒരു ചിന്ത അത് ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്യത്തെയുള്ളൂ കുട്ടികൾക്ക് എന്തോരം പ്രശ്നങ്ങളായിരിക്കും അതില് കൂടി ഉണ്ടാകുന്നെ അല്ലേ?

നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന മാതാപിതാക്കൾക്ക് ഇല്ല എന്നുതന്നെ എന്നുവച്ചാല് അങ്ങനത്തെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അതിലുപരി അവർ ശാസനത്തിൻ്റെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അപ്പോ ശാസനയിലൂടെ ഒരു കുട്ടിയെ എങ്ങനെ മികച്ചതാക്കാം അല്ലെങ്കിൽ അടികൊടുത്ത് എങ്ങനെ മികച്ചതാക്കാം അതിപ്പോ അടി കൊടുത്താൽ ഇവൻ നന്നാവും ഇപ്പോൾ എനിക്ക് തോ അടിയിലൂടെ പേടിയാണ് ഒരു കുട്ടിയിൽ നമ്മൾ നിറക്കുന്നത് അപ്പോ ജീവിതം മുഴുവനും പേടിച്ചരണ്ട് ഒന്നിനും താല്പര്യപ്പെടാതെ എന്തു ചെയ്താലും ഏഹ് താൻ തെറ്റേചെയ്യുകയുള്ളൂ തെറ്റ് ചെയ്താൽ അതിൻറെതായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടിവരും അപ്പോ ഇങ്ങനെ ഒന്നും ചെയ്യാതെ വളരെ വളരെ ദുഷ്കരമാണ് അങ്ങനെയുള്ള ഒരു ജീവിതം അത് ഇപ്പോൾ നമ്മുടെ ജീവിതം ഇപ്പോ എൻറെ ഒക്കെ ജീവിതത്തിൽ തന്നെയും ഞാൻ അനുഭവിക്കുന്നത് ഏറെക്കുറെ അതുതന്നെയാണ്‌ എന്നെയൊക്കെ ചെറുപ്പത്തിൽ വളരെ അടിച്ചൊക്കെ തന്നെയാണ് വളർത്തിയത് അപ്പോളെനിക്ക് എല്ലാം ചെയ്യാൻ ഒരുതരം പേടിയാണ് ഒരു ഭയമാണ്. അപ്പോൾ എനി ഞാനീ അനുഭവിക്കുന്നത് തന്നെ എന്നെക്കാളും ഭീകര അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അപ്പോൾ അവരനുഭവിക്കുന്ന എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതെ ഉള്ളല്ലോ അതെ ശരിയാണ് കാരണം എന്തോരം കുട്ടികൾ വിഷമത്തോടെ ആയിരിക്കും പോന്നെ നമ്മൾ തന്നെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതും അനുഭവിച്ചുള്ളതുമാണ് അപ്പോ വ വരും തലമുറയിലെ കുട്ടികൾക്കും ഇതേപോലെ ബുദ്ധിമുട്ടുകളും

ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സമയം ആയിരിക്കുന്നു കാരണം ആൾക്കാർ സമ്മതിക്കുന്നേയില്ല മാറ്റാനും കൂടി ഇതിനെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് ആൾക്കാരെ അതിനെപ്പറ്റിയുള്ള ഏഹ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എൻറെ ഒരു ഏഹ് ചിന്ത ആ കാരണം അത് നമ്മൾ ഭയങ്കര ചർച്ചചെയ്യപ്പെടേണ്ട ഒരു ഏഹ് വിഷയം തന്നെയാണ് താങ്കളോട് സംസാരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് താങ്കൾക്കോ? അതെ അതെ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം അതെ അതെ നന്ദി